ആ അതെ അത് ശരിയാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാനാവുമ്പോയേക്കും നമ്മൾ എല്ലാം set റ്റാക്കി വെച്ചപ്പോഴാണ് അവിടെ വലിയൊരു twist നടന്നത് അല്ലെ ആ അതെ നമ്മൾ ഉദ്ദേശിക്കാത്ത പെട്ടെന്ന് മഴ പെയ്തു നമ്മൾ പുറത്തായിരുന്നു പന്തലും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ആ അതുശരിയാ നമ്മുടെ മാമനൊക്കെ കുറെ കഷ്ടപ്പെട്ടാണ് ഈ പന്തലൊക്കെ ഇട്ടത് പക്ഷെ ആ മഴ കാരണം ഞങ്ങൾ ആകെ ഇടങ്ങേറായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൊമ്പറക്കാൻ സമയം ബാങ്ക് കൊടുക്കാനായപ്പോയേക്കും മഴ നല്ലവണ്ണം കൂടിയപ്പോൾ ടാർപായമേൽ കെട്ടിനിന്ന് ടാർപ്പായ പൊട്ടാറായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ വെള്ളം പരമാവധി കളയുകയും ചെയ്തിരുന്നു അല്ലെ ആ അതെ പക്ഷെ കൂടുതൽ പേരും നഞ്ഞിട്ടുണ്ടാകും അത്രക്കും ശക്തമായ മഴയായിരുന്നു ഒരു പാകത്തിനില്ല ഒരു മഴയായിട്ടെങ്കിൽ നമ്മുക് കുഴപ്പമില്ല നമ്മൾ ഏർ പന്തലിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ മാമൻറെ friends ഉം എല്ലാവരും കൂടിയിട്ട് വെള്ളമെല്ലാം കളഞ്ഞപ്പോൾ ആറ് നാല്പത് ബാങ്ക് കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരോടും നോമ്പ് തുറക്കാൻ പറഞ്ഞിരുന്നു അല്ലെ ആ അതെ പക്ഷെ നമ്മൾ ബാങ്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആറ് നാല്പത്തിനാണ് ബാങ്ക് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവുമെന്ന് ആറ് മുപ്പത്തിഏഴിനായിരുന്നു ബാങ്ക് അത് ആറ് നാല്പത്തിന് ഞങ്ങൾ നോമ്പ് തുറന്നു വലിയ ആളുകൾ നല്ല ശു വൃത്തിയുള്ള സ്ഥലത്തിരുന്നു മഴയെല്ലാം കൊള്ളാത്തൊരു സ്ഥലമുണ്ടാവുമല്ലോ

ഞാൻ അവിടെ വെള്ളമുള്ള ഒരു സ്ഥലത്തു തന്നെയാണ് ഇരുന്നത് കാരണം വേറെ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ അല്ലെ ആ അതെ നമ്മുക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ മാമൻറെ friends ഉം കുടുംബങ്ങളും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ വരുംപ്പോഴാണ് അവരൊക്കെ നനയുംപ്പോഴാണ് നമ്മുക്ക് സം സങ്കടം

ഉം എന്നിട്ട് നമ്മൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറിയല്ലേ ആ അതെ നമ്മൾ രണ്ടാമത്തെ നിലയിൽ പായും മുസല്ലയും ഒക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഏർ ഏർ ആണുങ്ങൾ എത്രപേരുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നാപത്തി അഞ്ചോളം പേരുകൾ ഉണ്ടായിരുന്നു അത്രയ്ക്കും സ്ഥലം അവിടെ ഇല്ലാത്ത കൊണ്ട് തന്നെ hall ൽ ഒരു മുപ്പത് പേരും ഒരു room ൽ ഒരു വരിയായി ഒരു പത്തു പേരും നിന്നിരുന്നു അല്ലെ ആ അതെ പക്ഷെ മഴ പെയ്തതിനാൽ ഉള്ളിലുള്ളവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളൊക്കെ പിന്നിൽ പുറത്തായിരുന്നു ഇരുന്നത് അപ്പോൾ നല്ല ചാറ്റൽമഴ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മേത്തൊക്കെ നറച്ച് വെള്ള നനഞ്ഞു എന്നിട്ട് ഞങ്ങൾ വേഗം ഉള്ളില്ലേക്ക് പോയി നോമ്പ് തുറന്നു എന്നിട് ഞങ്ങൾ അവർ നിസ്കരിച്ച് കഴിയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ എല്ലാം ready ആകാൻ തുടങ്ങി അല്ലെ ആ അതെ നമ്മുക്ക് പത്തിരിയും കോഴി ബിരിയാണിയുമാണല്ലോ നമ്മുടെ ഭക്ഷണം അ ഭക്ഷണമെല്ലാം serve ചെയ്തു നമ്മൾ plate റ്റും അതുപോലെത്തന്നെ glass മെല്ലാം set റ്റാക്കി വെച്ചിരുന്നയല്ലേ ആ അതെ നമ്മളും നിങ്ങളും മാമനും ഒക്കെ ഒരുപാട് കഷ്ടപെട്ടിട്ടുണ്ടായിരുന്നുഅല്ലെ അ ഉം അപ്പോയെക്കും കുറച്ചൊക്കെ മഴ തോർന്നിരുന്നു എന്നാലും കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിസ്കരിക്കാൻ പോയത്കൊണ്ട് തന്നെ മഴ പൈയ്തത് കാരണം കുറെ വെള്ളം കെട്ടിനിന്നത് കൊണ്ട് ഒരു ടാർപ്പായി പൊട്ടുകയും ചെയ്തു അല്ലെ ആ അതെ അവർ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകുമല്ലേ വളരെ ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു bulb ബെല്ലാം താഴേത്തൊട്ട് വീണു shock അടിക്കാനുള്ള വളരെ ഏറെ chance ഉണ്ടായിരുന്നു മഴ പെയ്യുംപ്പോൾ വെള്ളമല്ലേ ഉണ്ടാവുക വെള്ളത്തിൽ നിന്ന് shock വരില്ലേ അതുകൊണ്ട് തന്നെ എല്ലാവര്ക്കും പേടിയായത് കൊണ്ട് കാലെല്ലാം പൊക്കിവെച്ചിരുന്നു വളരെ ഏറെ പേടിയായിരുന്നു shock അടിച്ചാൽ പിന്നെ ജീവൻ തിരിച്ചു കിട്ടില്ലല്ലോ ആ അത് ശരിയാ നമ്മൾ ഒരുപാട് നോക്കണം shock ലോക്കെ അടിക്കും എന്ന് കാരണം മഴ പെയ്തതാണ് വെള്ളമുണ്ടാകും അതുകൊണ്ടാണ്

വണ്ടികൾ അതുപോലെ തന്നെ കുറെ dress കൾ കുറെ കുറെ dress കൾ എല്ലാം ഉണ്ടായിരുന്നയല്ലേ ആ അതെ എന്നാൽ നമ്മുക്ക് അടുത്ത class ൽ നമ്മുക്ക് വിശദമായി പറയാം ആ നന്ദി നമസ്കാരം

നസ്കാരം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വിനോദ സഞ്ചാരത്തെ കുറിച്ചാണ് പ്രധാനമായും വിനോദത്തിനും ആനന്ദത്തിനുമായി സ്വന്തം നാടു വിട്ടു നടത്തുന്ന യാത്രകളാണ് വിനോദ സഞ്ചാരം അല്ലെങ്കിൽ Tourism എന്നറിയപ്പെടുന്നത് ഇത് കൂടാതെ വാണിജ്യ ആവിശ്യത്തിനും Medical ആവശ്യത്തിനും സുഖ ചികിത്സക്കും ഒക്കെയായി നടത്തുന്ന ദൂര യാത്രകളും സാദാരണയായി വിനോദ സഞ്ചാരത്തിന്റെ പരീതിയിലുൾപ്പെടുത്താറുണ്ട് tourism ആഭ്യന്തരമോ യാത്രക്കാരന്റെ സ്വന്തം രാജ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ അന്തർദേഷ്യമമോ ആകാം world economic forum പ്രസിദ്ധീകരിച്ച travel and tourism competitive report ഇൽ ഇന്ത്യ നിലവിൽ മുപ്പത്തിനാലാം സ്ഥാനത്താണ് India യുടെ ഇൽ യാത്ര tourism മേഖലയുടെ മൊത്തം സംഭാവന രണ്ടായിരത്തി പത്തിയേഴിൽ പതിനഞ്ചേ point രണ്ടേ നാല് ലക്ഷം കോടി രൂപ അതായത് രണ്ടേ മൂന്നേ നാലെ point പൂജ്യം മൂന്നേ billion US ഡോളറായിരുന്നു അന്താരാഷ്‍ട്ര tourism മേഖലയിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗമാണ് tourism രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച് ആഭ്യന്തര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

രണ്ടായിരത്തി പത്തൊമ്പതിലെ ആക വിനോദ സഞ്ചാരികളിൽ ഒന്നേ point എട്ടേ മൂന്ന് കോടി ആഭ്യന്തര വിനോദ സഞ്ചാരികളായിരുന്നു ബാക്കി പതിനൊന്നെ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

കുറഞ്ഞത് ഒരുവത്തിനാൽ മണിക്കൂറെങ്കിലും വിദേശത്തേക്കു യാത്ര ചെയുന്ന ഒരാളായി നിർവചിച്ചു അതിന്റെ പിൻഗാമിയായി ഐക്യ രാഷ്ട്ര സഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ പരമാവധി ആറു മാസം താമസമെന്ന് ചേർത്ത ഈ നിർവചനം ഭേതഗതി ചയ്തു tourism സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ശുഭാർഷകളിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്‌പ്‌ ആയിരത്തി തൊള്ളരതി തൊണ്ണൂറ്റി നാലിൽ ഐക്യ രാഷ്ട്ര സഭ മൂന്നു തരത്തിലുള്ള tourism ത്തെ നിർവഹികിച്ചു ആഭ്യന്തര tourism in bound tourismout bound tourism ആഭ്യന്തര tourism ഇതിൽ സ്വന്തം രാജ്യത്തിനുള്ളിൽ യാത്ര ചെയുന്ന ആളുകൾ ഉൾപ്പെടുന്ന ഉദാഹരണത്തിന്ന്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

ഇന്ത്യക്കാർ മേലെ സൂചിപ്പിച്ചതിൽ നിന്നും പുതിത്തിരിഞ്ഞ മറ്റു group കൾ national tourism regional tourism international tourism national tourism ഇത് ആഭ്യന്തര out bound tourism ങ്ങൾ ചേരുന്നതാണ് regional tourism ഇത് ആഭ്യന്തര in bound tourism ങ്ങൾ ചേരുന്നതാണ് international tourism ഇത് in bound out bond tourism ങ്ങൾ ചേരുന്നതാണ് വിനോദ സഞ്ചാരം യാത്ര എന്നീ പദങ്ങൾ ചിലപ്പോൾ പരസ്‌പരം മറിയുപയോഗിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ യാത്രക് tourism തിന്ന് സമാനമായ നിർവചനമുണ്ടെങ്കിലും വിനോദ സഞ്ചാരം കൂടുതൽ ലക്ഷ്യ ബോധമുള്ള യാത്രയെ സൂചിപ്പിക്കുന്നു tourism ഉത്പന്നങ്ങൾ ഒരു പ്രതേക ലക്ഷ്യ സ്ഥാനത്തോട് അനുപന്തിച്ചുള്ള പ്രകൃതി സാംസ്കാരിക മനുഷ്യ നിർമ്മിത വിഭവങ്ങൾ ആകര്ഷണങ്ങൾ സൗകര്യങ്ങൾ സേവനങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ദൃശ്യവും അദൃശ്യവുമായ ഘടകങ്ങളെയെല്ലാം tourism ഉല്പന്നത്തിന്റെ പരിധിയിൽ വരുമെന്ന് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ നിർവചിക്കുന്നു അവരുടെ നിവചന പ്രകാരം ഒരു tourism ഉത്പന്നം വില നിശ്ചയിക്കുകയും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 home stay കളിൽ തുടങ്ങി പഞ്ച നക്ഷത്ര hotel കളിൽ വരെയുള്ള താമസ സേവനങ്ങൾ ഭക്ഷണ പാനീയങ്ങൾ ഉൾപ്പെടെയുള്ള hospitality സേവനങ്ങൾ massage parlour ആയുർവേദ ചികിത്സ കേന്ദ്രങ്ങൾ പോലുള്ള ആരോഗ്യ പരിരക്ഷ സേവനങ്ങൾ road railway ജല വായു മാർഗങ്ങൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള ഗതാഗത രീതികളും അതിൻ്റെ booking വാടകയും travel agency കൾ guide tourst കൾ tourist വീടുകൾ മുതലായവ ക്ഷേത്രങ്ങൾ മ്യുസിയങ്ങൾ ചരിത്ര സ്ഥലങ്ങൾ തുടങ്ങിയ സാംസ്കാരിക സേവനങ്ങൾ പ്രതിഷിക വിഭവങ്ങളുടെ ഉൾപ വിഭവങ്ങളുടെ ഉൾപ്പെടെ ഉള്ള shopping ഇന്ത്യയുടെ വിനോദ സഞ്ചാര മേഖല ഇന്ത്യയുടെ യാത്ര tourism മേഖലയുടെ മൊത്തം സംഭാവന രണ്ടായിരത്തി പതിനേഴിൽ പതിനഞ്ചേ point രണ്ടേ നാലേ ലക്ഷം കോടി രൂപയിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാലേ point പൂജ്യം മുന്നേ billion US ഡോളറിൽ നിന്ന് രണ്ടായിരത്തിൽ ഇരുവത്തി എട്ടിൽ മുപ്പത്തി രണ്ടേ point അഞ്ചു ലക്ഷം കോടി അതായത് നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ point രണ്ടേ ഒന്നേ billion US ഡോളറായി വര്ധിക്കുമെന്നു പ്രദീക്ഷിക്കപെടുന്നു ഈ മേഖലയിൽ നിന്നുള്ള മൊത്തം വരുമാനം രണ്ടായിരത്തി ഇരുവത്തിത്രണ്ടോടെ അമ്പത് billion US ഡോളർ ഏതാണ് ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി പത്തൊൻപത്തിൽ ഇന്ത്യയിലെ വിദേ വിദേശ വിനോദ സഞ്ചാരങ്ങളുടെ എണ്ണം പത്തേ point എട്ടേ ഒമ്പത് ദശ ലക്ഷമയിരുന്നു അതെ വർഷം വിനോദ സഞ്ചാര വേഷം വിദേശ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ മൂന്നേ point ഇരുവത് ശതമാനം വളർച്ച നിരക് നേരിടുകയും ച്യ്തിട്ടുണ്ട് ലോക tourism സ്ഥിതി വിവര കണക്കുകളും ranking ഉകളും അതിർത്തി കടന്നുള്ള വിനോദ സഞ്ചാര യാത്രയുടെ ആകെ എണ്ണം അന്താരാഷ്ട്ര

രണ്ടായിരത്തി പന്ത്രണ്ടിലും വിനോദ സഞ്ചാര മേഖല രണ്ടായിരത്തിന്റെ അവസാനത്തിലുണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലമു ഫലമായുണ്ടായ നഷ്ടത്തിൽ നിന്ന് കര കേറുകയാണു ഉണ്ടായത്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

രണ്ടായിരത്തി എട്ടിന്റെ രണ്ടാം പകുതിയിൽ വിനോദ സഞ്ചാരികളുടെ വരവ് negative ആയി രണ്ടാ രണ്ട് ശതമാനത്തിൽ ആണ് അവസാനിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ negative പ്രവണത രൂക്ഷമായി HoneNone influence virus പടർന്നു പിടിച്ചതിനാൽ ചില രാജ്യങ്ങളിൽ negative പ്രവണത വർധിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ വിനോദ സഞ്ചാരികളുടെ എണ്ണം ലോകവ്യാപകമായി നാലേ point രണ്ട് ശതമാനം ഇടിഞ്ഞ് അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികളുടെ എണ്ണം എണ്ണൂറ്റി എൺപത് ദശ ലക്ഷം ആവുകയും അന്താരാഷ്ട്ര tourism വരുമാനത്തിൽ അഞ്ചേ point ഏഴ് ശതമാനവും കൊറവ് രേഖപ്പെടുത്തുകയും ചയ്തു രണ്ടായിരത്തി ഇരുവതിൽ covid പത്തൊമ്പതു pandemic lock down യാത്ര നിരോധനം വിമാന കപ്പൽ യാത്രയിലെ നിയന്ത്രണങ്ങൾ എന്നിവ മൂലം വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കൊറവുണ്ടായിട്ടുണ്ട് ലോകത്തിലെ മികച്ച tourism ലക്ഷ്യ സ്ഥാനങ്ങൾ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും അതികം ആളുകൾ സന്ദർശിച്ചിതയി യുണൈറ്റഡ് നേഷൻ നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ പറയുന്ന ഇരുവത് രാജ്യങ്ങൾ ഇവയാണ് ഫ്രാൻസ് സ്പെയിന് അമേരിക്കൻ ഐക നാടുകൾ ചൈന ഈജിപ്ത് ഇറ്റലി തുർക്കി ജർമ്മനി യുണൈറ്റഡ് കിങ്‌ഡം ജപ്പാൻ മെക്സിക്കോ ഗ്രീസ് തായ്‌ലൻഡ് റഷ്യ പോർച്ചുഗൽ ഹോങ്കോങ് കാനഡ പോളണ്ട് നെതർലാൻഡ് അന്താരാഷ്ട്ര tourism വരുമാനം അന്താരാഷ്ട്ര tourism വരുമാനം രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നേ point ഏഴേ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

അമേരിക്കൻ ഐക നാടുകൾ ജർമ്മനി യുണൈറ്റഡ് കിങ്‌ഡം ഫ്രാൻസ് ഓസ്‌ട്രേലിയ റഷ്യ കാനഡ ദക്ഷിണ കൊറിയ ഇറ്റലി

Euro monitor international rate ചെയ്ത പ്രകരം ഹോങ്കോങ് ചൈന ബാങ്കോങ്ക് തായ്‌ലൻഡ് ലണ്ടൺ യുണൈറ്റഡ് കിങ്ഡം സിംഗപ്പൂർ സിംഗപ്പൂർ

ശക്തമായാ അന്താരാഷ്ട്ര യാത്രയും tourism വളർച്ചയും കാണിക്കുന്ന രാജ്യങ്ങൾ മ്യാന്മാർ ഏഴുവത് മൂന്ന് ശതമാനം സുഡാൻ നാല്പതോയൊമ്പത് ശതമാനം അസൈബൈജാൻ മുപ്പത്തിയാർ ശതമാനം ഖത്തർ മുപ്പത്തിനാല് ശതമാനം മുപ്പത് ശതമാനം ശ്രീലങ്ക ഇരുവതിയാർ ശതമാനം കാമറൂൺ ഇരുവത്തഞ്ചു ശതമാനം ജോർജിയ ഇരുവതി രണ്ടു ശതമാനം ഐസ്ലാൻഡ് ഇരുവതു ശതമാനം ഗെർഗിസ്ഥാൻ പത്തൊമ്പത് ശതമാനം രണ്ടായിരത്തി പതിനാറിൽ അതിവേഗം വളരുന്ന tourism യാത്ര വ്യവസായത്തിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ച അസർബൈജാൻ നാല്പതിയാർ ശതമാനം മംഗോളിയ ഇരുവത്തിനാല് ശതമാനം ഐസ്ലാൻഡ് ഇരുവത് ശതമാനം പതിനഞ്ചു ശതമാനം കസ്‌കിസ്ഥാൻ പതിനഞ്ചു ശതമാനം മാഡ്‌റോവ പതിനാല് ശതമാനം കോസ്റ്ററിക പന്ത്രണ്ട് ശതമാനം ജോർജിയ പതിനൊന്നു ശതമാനം ശ്രീലങ്ക പത്തു ശതമനം തൈലാൻഡ് പത്തു ശതമാനം ചരിത്രം പുരാതന കാല ത്തു വിനോദനത്തിനായി ഒരു വ്യക്തിയുടെ

വ്യത്യസ്ത രുചികൾ ആസ്വദിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു സുമേറിയൻ രാജാവ് സൗദ്യയുടെ തുടക്ക കലാഘട്ടത്തിൽ road കൾ സംരക്ഷിക്കുന്നതിലും യാത്രക്കാരുടെ വേ station ങ്ങുകളിറക്കുന്നതിലും ഒക്കെ ശ്രദ്ദിച്ചിരുന്നു ആനന്ദനത്തിനായുള്ള യാത്രകൾ കാണാൻ കഴിയും റോമൻ republic ഇൽ spa കളും പോലുള്ള തീരാ ദേശ resort കളും സമ്പന്നർക്കിടയിൽ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 വില്ല കുർബാനത്തിലെക്കോ വില്ല മാരീതി മയിലേക്കോ പോവുകയും ചെയ്യുമായിരുന്നു എഡി രണ്ടാം നൂറ്റാണ്ടിൽ description of Greece എഴുതി പുരാതന China യിൽ പ്രഭുക്കന്മാർ ചിലപ്പോൾ തായ് പർവ്വതവും ചില അവസരങ്ങളിൽ അഞ്ചു പവിത്ര പർവ്വതങ്ങൾ മുഴുവനുയുമൊക്കെ സന്ദർശിക്കാറുണ്ടായിരുന്നു മദ്യ കാലം മദ്യ കാലഘട്ടം മുതൽക്കു തന്നെ ക്രിസ്തമത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

നൂറ്റാണ്ടിനും ഇടയിലുള്ള സൗമ് രാജ്യ വംശത്തിൽ മതേതര സഞ്ചാര സാഹിത്യകാരന്മാർ ആയ സുഷി പതിനൊന്നാം നൂറ്റാണ്ട് എന്നിവർ ചൈനയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ സഞ്ചരിച്ചു കീഴിൽ സൊഫീയ യാത്രകൾ തുടർന്നു മദ്യ കാല ഇറ്റലിൽ ഫ്രാൻസിസ്‌കോ പെട്രാർക്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 ഇതിൽ യാത്രയെ പ്രശംസിക്കുകയും ഇൻകുറിയാസിസ്റ്റസിനെ വിമർശിക്കുകയും ചയ്തു ബർഗുണ്ടിയൻ കവി മൈകോൾട് തൈവെൻറ് പിന്നീട് ജുറാ പർവ്വത നിരകളുടെയുള്ള ആയിരത്തി നാനൂറ്റി മുപ്പത് യാത്രയുടെ ഭയാനകമായ ഓർമ്മകൾ രചിച്ചു grand tour ആധുനിക tourism തിൻ്റെ തുടക്കം grand tour എന്നറിയപ്പെടുന്ന യൂറോപ്പ്യൻ രാജ്യങ്ങളിൽ പ്രതേകിച് ജർമ്മനി ഇറ്റലി ഒരു പരമ്പാരാഗത യാത്രയായിരുന്നു യാത്രികർ പ്രധാനമായും ഉയർന്ന class യൂറോപ്യൻ ചെറുപ്പക്കാർ പ്രധാനമായും പടിഞ്ഞാറൻ വടക്കൻ യുറോപിയൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ആയിരത്തി അറന്നൂറ്റി ഇരുവതി നാലിൽ പോളണ്ടിലെ യുവരാജകുമാരൻ സിഗിസ്‌മണ്ട് മൂന്നാമൻറെ മൂത്തമകന് ആയ ലാരിസ് ക്ലാവ് എന്നിവരായിരുന്നു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

common wealth ഇൽ Italian opera അവതരിപ്പിച്ചതാണ് ഈ യാത്രയുടെ ഒരു ഫലം ആയിരത്തി അറനൂറ്റി ആറുവത് മുതൽ ഈ സബ്രതായം ആറുവതി പ്രാപിക്കുകയും ആയിരത്തി എണ്ണൂറ്റി നാപ്പതുകളിൽ വല്യ തോതിലുള്ള rail ഗതാഗതം വരുന്നതിന് സാദാരണ യാത്ര മാർഗം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 protestant Northern Europian രാജ്യങ്ങളിലെ സമ്പന്നരായ ചെറുപ്പക്കാരും പതിനെട്ടാം നൂറ്റാണ്ടിൻറെ രണ്ടാം പകുതി മുതൽ ചില തെക്കേ അമേരിക്കൻ മറ്റു വിദേശ യുവാക്കൾ എന്നിവരും സമാനമായ യാത്രകൾ നടത്തീട്ടുണ്ട് rail scheme ship യാത്രകൾ യാത്ര സുഗമമാക്കുന്നതിന് വിശേഷം കൂടുതൽ മധ്യ വർഗത്തെ ഉൾപെടുത്തുന്നതിനായ്‌ ഈ പാരമ്പര്യം വിപുലീകരിച്ചു പതിനേട്ടെ പത്തൊമ്പത്തെ നൂറ്റാണ്ടുകളിൽ

vington mande സിദാന്തങ്ങൾ European academic ലോകത്തെ വളരെ പ്രചാരത്തിലായി ഇറ്റലി ഫ്രാൻസ് ഗ്രീസ് എന്നിവ classic കലയുടെ മികച്ച ഉദാഹരണങ്ങൾ നൽകുന്ന രാജ്യങ്ങളായി അംഗീകരിക്കപ്പെട്ടതിനാൽ grand tour ൻറെ പ്രദാന ലക്ഷ്യ സ്ഥാനങ്ങൾ ആ കേന്ദ്രങ്ങളിലായിരുന്നു അവിടെ ഉയർന്ന class വിദ്യാർത്ഥികൾക്ക് classic കലയുടെയും ചരിത്രണത്തിൻറെയും അപൂർവ ഉദാഹരണങ്ങൾ കണ്ടെത്തഹൻ കഴിയുമായിരുന്നു ഒഴിവു സമയ വിനോദ യാത്രകൾ യുണൈറ്റഡ് കിൻഡം ത്തിൻറെ

തുടക്കത്തിൽ ഇത് ഉത്പാതന യെന്തരങ്ങളുടെ ഉടമകൾ സാമ്പത്തിക ഭ്രാഭു വർഗം factory വ്യാപാരികളി എന്നിവർക്കു ബാധകമായിരുന്നു ആയിരത്തി എഴുനൂറ്റി അമ്പത്തിയെട്ടിൽ രൂപീകരിച്ച ആദ്യത്തെ ഔദ്യോദിക യാത്ര company യാണ് കോസ് cox and kings tourism സാമസ്കരിക പൈത്രികം UNESCO സാംസ്കാരികവും പ്രകൃതിതത്വവുമായ പൈതൃകം പലയിടത്തും ലോകമെമ്പാടമുള്ള tourism ത്തിൻറെ പരാമമായാ അടിസ്ഥാനമാണ് സാംസ്കാരിക വിനോദ സഞ്ചാരം നിലവിലെ mega trend ഉകളിൽ ഒന്നാണ് വിനോദ സഞ്ചാരത്തിന് സാംസ്കാരിക പൈതൃകം ആവശ്യമാണ് എങ്കിലും പൈതൃകത്തെ അപകടത്തിലാകുകയും ചെയുന്നു എന്ന അഭിപ്രായാങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തോണ്ണൂറ്റി ഒമ്പത് മുതൽ econo international cultural tourism charter ഇപ്രതെ ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയുന്നു പ്രാദേശിക ജനത്തക് ഭാവിൽ ഒരു സാമ്പത്തിക അടിത്തറ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 UNESCO ഐക രാഷ്ട്ര സഭ ഐക രാഷ്ട്ര സഭയുടെ സമാധാന സേന blue shield international എന്നിവ തമ്മിൽ ശക്തമായ സഹകരണമുണ്ട് tourism ത്തിൻറെ അപകട ഫലങ്ങളിൽ നിന്നും യുദ്ധത്തിൽ നിന്നുമൊക്കെ സാംസ്കാരിക സ്വത്തുക്കളെ സംരക്ഷിക്കുന്നതിനുള്ള വിപുലമായ അന്താഅരാഷ്ട്ര ദേശിയ പരിഗണനകളും പഠനങ്ങളും പരിവാടികളും ഉണ്ട് ആധുനിക tourism തരങ്ങൾ കാർഷിക tourism സാസ്കാരിക tourism പുരാവസ്തു tourism culinary tourism literery tourism tourism extreme tourism eco tourism sulin tourism medical and wellness tourism പഠന യാത്രകൾ event tourism tourism tourismwar tourism religious tourism ബഹിരാകാശ tourism sports tourismTNAtourism work tourism sex tourism ഇങ്ങയാണ് ഉള്ളത് അതിൽ കാർഷിക tourism കൃഷിയുമായി കാര്യങ്ങൾ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾകൊള്ളുന്ന വിനോദ സഞ്ചാരമാണ് കാർഷിക tourism agri tourism അല്ലെങ്കിൽ agro tourism എന്നറിയുപ്പെടുന്നത് indian ജന സംഖ്യയുടെ എമ്പത്തഞ്ചു ശതമാനവും നേരിട്ടോ അല്ലതയോ കാർഷിക മേഖലയെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നവരാണ് അത്പോലെ India യുടെ GDP ഇരുവഥർ ശതമാനവും കാർഷിക മേഖലയിൽ നിന്നാണ് അതിനാൽ തന്നെ indian സംമ്പത്തിക മേഖലയിൽ നിർണ്ണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വിനോദ സഞ്ചാര മേഖലയാണ് കാർഷികം tourism

സാംസ്‌കാരിക tourism അനുഭവങ്ങളിൽ കലാവാസ്തു വിദ്യ പുരാ വസ്തുക്കൾ ഭക്ഷണം ഉത്സവങ്ങൾ ചരിത്രപരമാ പരമോ പൈതൃകമോ ആയ ഇടങ്ങൾ സ്മാരകങ്ങൾ museum ങ്ങൾ ദേഷ്യ park കൾ വന്യ ജീവി സങ്കേതങ്ങൾ ആരാധനായങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു പുരാവസ്തു tourism പുരാവസ്തു ടോര് പുരാവസ്തുക്കളിൽ പൊതു താല്പര്യവും ചരിത്രപരമായ സ്ഥലങ്ങളുടെ സംരക്ഷണവും ലക്ഷ്യമിടുന്ന സാംസ്‌കാരിക tourism ത്തിൻറെ ഒരു രൂപമാണ് പുരാവസ്തു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 അല്ലെങ്കിൽ food tourism ഇതിന്റെ ഒരു ഉപ വിഭാഗമാണ് വീഞ്ഞാസ്വദിക്കാനുള്ള യാത്രയായ wine tourism കാലാവസ്ഥ താമസം പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവക്കൊപ്പം വിനോദ സഞ്ചാര അനിഭവത്തിൻറെ സുപ്രധാന കടഘമായി ഭക്ഷണവും കണക്കാക്കപ്പെടുന്നു winter tourism പതിനായിരത്തി എണ്ണൂറ്റി ആറുവത്തകളിൽ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 ബദ്രഡ് ഇന്ഗ്ലാണ്ടിൽ നിന്നുള്ള ചില വേനൽകാല അതിഥികളെ മഞ്ഞുകാലത്തെ കാഴ്കൾക്കു ക്ഷണിക്കുക വഴി ഒരു ജന പ്രിയ പ്രവണതയ്ക് തുടക്കം കുറിച്ച് സുസ്ഥിര tourism

തലത്തിൽ എല്ലാ വിഭാഗവങ്ങളും കൈകാര്യം ചെയ്യുനതിലെക് നയിക്കുന്ന ഒന്നായി സുസ്ഥിര tourism ത്തെ വിഭാവനം ചെയുന്നു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 വിമാന യാത്രയിൽ നിന്നാണ് അതുപോലെ തന്നെ പ്രതേഷിക സമൂഹങ്ങൾക്കും അവരുടെ സമ്പത് വ്യവസ്ഥകൾക്കും എല്ലായിപ്പോഴും പ്രയോജ പ്രയോചനകരമല്ലാത്ത മറ്റ് വിമാന യാത്രയിൽ നിന്നാണ്

ചലമായി ഇരിക്കണമെന്ന് ഇപ്പോൾ പൊതുവായ അഭിപ്രായമുണ്ട് textile tourism എന്നത് തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അനുഭവിക്കാൻ യാത്ര ചെയ്യുന്ന ആളുകളെയാണ് സൂചിപ്പിക്കുനത് വ്യത്യസ്ത തുണിത്തരങ്ങൾ നെയ്യ്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

പരിസ്ഥിതി സൗഹൃദ tourism എന്നറിയപ്പെടുന്ന eco tourism ദുർബലവും സാം സ്വാഭികവും സാദാരണയായി സംരക്ഷിതവുമായ പ്രദേശങ്ങലേക്കുള്ള ഉത്തരവിത്ത്വത്തോടുകൂടിയ യാത്രകളാണ് ഇത് യാത്രക്കാരെ ബോധവത്കരി കുന്നതോടൊപ്പം പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനായി fund നൽകുകയും പ്രാദേശിക സമൂഹങ്ങളുടെ സാമ്പത്തിക വികസനത്തിനും രാഷ്ട്രീയ ശാക്തീ കരത്തിനും നേരിട്ട് പ്രയോജനം ചെയുകയും ചെയ്യുന്നു

ഇന്ത്യയില്ലേ തന്നെ എ ആദ്യത്തെ ആസൃതിത്ത പരിസ്ഥിത സൗഹൃദ വിനോദ സഞ്ചാര പദ്ധതിയാണ് കേരളത്തിലെ തേൻമല eco tourism പദ്ധതി ഇത് കൂടാതെ അറുവതിൽ അതികം eco tourism കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് film tourism film television location നുകൾ സന്ദർശിക്കുന്ന tourism രൂപമാണ് film tourism അല്ലെങ്കിൽ movie tourism എന്നറിയപ്പെടുന്നത്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

cup ചൂടിയിരിക്കുന്ന ഉം കസൻഹീറോയും രാജ്കോട്ട് തമ്മിലാണ് goal ടിച്ചിരിക്കുന്നത്. goal ടിച്ചു യുണൈറ്റഡ് കളിയുടെ ആധിപത്യം മുഴുവൻ യുണൈറ്റഡിന്റെ കൈയിലായിരുന്നു. രണ്ടു goal കൾ first half ന് മുമ്പ് തന്നെ രണ്ട് goal കൾ അവർ അടിച്ചിരുന്നു. കസൻഹീറോ header ലൂടെയും രാഷ്കോട്ട് ഒരു shot ലൂടെയും goal നേടിയിരിക്കുന്നു. പണ്ട് യുണൈറ്റഡ് തങ്ങളുടെ പഴയ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 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ചെകുത്താന്മാരുടെ കോട്ട എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു. അവർക്കായി ഇന്നലെ centeral back ആയി ഡാലറ്റ് ഡിഗോ ഡാലറ്റ് റിറ്റവിഗ റോഷാ central met filder defensive met feilder ക്യസമിറോ ബ്രൂണോ ഭർണാണ്ടസ് കാസ്റ്റിംഗ് filder ബ്രൂണോ ഭർണാണ്ടസ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 നല്ല ആധിപത്യം പുലർത്തിയ രണ്ടു match ന്റെ അവസാന ഘട്ടത്തിലൂടെ പോയിരുന്ന ഒരു ശാന്തമായ അന്തരീക്ഷത്തിന്റെ ഘടനയുടെ മാറ്റത്തിന്റെ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 അവരുടെ നിമിഷങ്ങളുടെയും ആധിപത്യം പുലർത്തിയ ആധിപത്യ പ്രഭാതത്തിന്റെയും പ്രഭാതത്തിന്റെയും ആകാശത്തിന്റെ പച്ചക്കടൽ വീതിച്ചു കൊണ്ടുപോന്നു അവർ അവരുടെ പ്രതാപത്തിലേക്ക് വീണ്ടും goal പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുപിടിക്കാൻ അവരുടെ manager ആയ റിട്ടൺ ഹാങ്ങ് ഓഫ് കീഴിൽ അവർ നല്ല രീതിയിൽ ആണ് ഇപ്പോൾ മുന്നോട്ടുപോകുന്നത്. പ്രീമിയർ ലീഗിൽ ആകട്ടെ അതിൻറെ ആധിപത്യത്തിന്റെയും കളങ്കമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തിന്റെയും